Javaയിലെ ഇൻസ്റ്റൻസ് ഫീൽഡ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഇൻസ്റ്റൻസ് ഫീൽഡ്സ് ഒരു classലെ ഇൻസ്റ്റൻസ് ഫീൽഡ്സ് ആക്സസ് ചെയ്യുന്നത്
ഇൻസ്റ്റൻസ് fieldsന്റെ മോഡിഫയർസ് ഇൻസ്റ്റൻസ് fieldsനെ അങ്ങനെ വിളിക്കുന്നത് എന്ത് കൊണ്ട്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജെഡികെ 16 എക്ലിപ്സ് ഇടെ 370 ഈ ട്യൂട്ടോറിയലിനായി എക്ലിപ്സ് ഉപയോഗിച്ച് Javaയിൽ ഒരു ക്ലാസ് സൃഷ്ടിക്കാൻ അറിഞ്ഞിരിക്കണം
classന്റെ ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കുവാനും അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒബ്ജക്റ്റ്സ് അവയുടെ ഗുണങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് fieldsൽ ആണെന്ന് നമുക്ക് അറിയാം
സ്റ്റാറ്റിക് കീവേർഡ് ഉപയോഗിക്കാതെയാണ് ഈ ഫീൽഡ്സ് ഡിക്ലയർ ചെയ്യുന്നത്
staticfieldsനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ നമ്മൾ പഠിക്കും
non സ്റ്റാറ്റിക് fieldsനെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ഫീൽഡ്സ് എന്ന് പറയുന്നു
നമ്മൾ നേരത്തേ സൃഷ്ടിച്ചിട്ടുള്ള സ്റ്റുഡെന്റ് classലേക്ക് പോകുക
ഈ classലെ ഇൻസ്റ്റൻസ് ഫീൽഡ്സ് ആണ് roll noഉം nameഉം
ഈ ഫീൽഡ്സ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന് പഠിക്കുന്നു
അതിനായി നേരത്തേ സൃഷ്ടിച്ചിട്ടുള്ള ടെസ്റ്റ്സ്റ്റുഡെന്റ് ക്ലാസ് തുറക്കുക
രണ്ടാമത്തെ ഒബ്ജക്ട് സൃഷ്ടിക്കുന്നതിനായി എഴുതിയ ഈ സ്റ്റേറ്റ്മെന്റുകൾ നീക്കം ചെയ്യാം
പ്രിന്റ്ലൻ statementsഉം നീക്കം ചെയ്യുക
സ്റ്റഡ്1 ഉം ഡോട്ട് operatorഉം ഉപയോഗിച്ച് സ്റ്റുഡന്റ് ക്ലാസ്സിന്റെ ഫീൽഡ്സ് ആയ nameഉം roll noഉം ആക്സസ് ചെയ്യാം
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ റോൾ നംബർ ഐഎസ് എന്നിട്ട് പ്ലസ് സ്റ്റഡ്1 ഡോട്ട് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നും roll no തിരഞ്ഞെടുത്ത് Enter കൊടുക്കുക എന്നിട്ട് സെമിക്കോളൻ
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ നാമെ ഐഎസ് പ്ലസ് സ്റ്റഡ്1 ഡോട്ട് നാമെ Enter കൊടുക്കുക എന്നിട്ട് സെമിക്കോളൻ
teststudentജാവ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യാനായി Ctrl സ് എന്നിട്ട് Ctrl ഫ്11 കീകൾ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നു തെ റോൾ നംബർ ഐഎസ് 0
തെ നാമെ ഐഎസ് നുൾ
നമ്മൾ വേരിയബിൾസ് ഇനിറ്റിലൈസ് ചെയ്തിട്ടില്ലാത്തതിനാലാണ് ഇങ്ങനെ ലഭിച്ചത്
Javaയിൽ fieldsന് റാൻഡം മൂല്യങ്ങൾ ഉണ്ടാകില്ല
objectനായി മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഫീൽഡ്സ് നുൾ അല്ലെങ്കിൽ സീറോ ആയി ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്നു
കൺസ്ട്രക്ടർ ആണ് ഇങ്ങനെ ചെയ്യുന്നത്
constructorനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം
ഇപ്പോൾ നമ്മൾ ഫീൽഡ്സ് ഇനിഷ്യലൈസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പരിശോധിക്കുന്നു
ടൈപ്പ് ചെയ്യുക ഇന്റ് roll no ഇക്വൽ ടോ 50 അടുത്ത വരിയിൽ നാമെ ഇക്വൽ ടോ ഡബിൾ quotesൽ രാജു
Ctrl സ് Ctrl ഫ്11 കീകൾ പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചത് പോലെ ആണ് തെ റോൾ നംബർ ഐഎസ് 50
തെ നാമെ ഐഎസ് രാജു
ഇതെന്തന്നാൽ നമ്മൾ തന്നെ സ്റ്റുഡെന്റ് classലെ വേരിയബിളുകളെ ഇനിഷ്യലൈസ് ചെയ്തു
ശ്രദ്ധിക്കുക ഇവിടെ fieldsന് മോഡിഫയർ ഇല്ല
അല്ലെങ്കിൽ ഡിഫോൾട്ട് മോഡിഫയർ ആണ് ഉള്ളത്
ക്രിയേറ്റിംഗ് Classesൽ പറഞ്ഞ modifiersനെ കുറിച്ച് ഓർമിക്കുക
Studentjavaയും TestStudentjavaയും ഒരേ packageൽ ആയതിനാലാണ് നമുക്ക് ഫീൽഡ്സ് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്
ഇവിടെ ഇവ ഒരേ ഡിഫോൾട്ട് packageൽ ആണെന്ന് കാണാം
packagesനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം
ഇപ്പോൾ modifierനെ പ്രൈവേറ്റ് ആക്കുന്നു
അതിനായി ഫീൽഡ് ഡിക്ളറേഷന് മുൻപ് പ്രൈവേറ്റ് ചേർക്കുക
ടൈപ്പ് ചെയ്യുക പ്രൈവേറ്റ് ഇന്റ് റോൾ no50
അടുത്ത വരിയിൽ പ്രൈവേറ്റ് സ്ട്രിംഗ് നാമെ Raju
studentജാവ ഫയൽ സേവ് ചെയ്യുക
ഇപ്പോൾ TestStudentjavaയിൽ എറർസ് കാണിക്കുന്നു
മൌസ് എറർ ചിഹ്നത്തിന് മുകളിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു തെ ഫീൽഡ് സ്റ്റുഡെന്റ് ഡോട്ട് റോൾ നംബർ ഐഎസ് നോട്ട് വിസിബിൾ
തെ ഫീൽഡ് സ്റ്റുഡെന്റ് ഡോട്ട് നാമെ ഐഎസ് നോട്ട് വിസിബിൾ
ഇതെന്തന്നാൽ പ്രൈവേറ്റ് fieldsന് അതിന്റെ ക്ലാസ് മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ
സ്റ്റുഡെന്റ് classൽ നിന്ന് തന്നെ roll noഉം nameഉം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക
ഒരു എററും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം
ഇപ്പോൾ modifierനെ പ്രൊട്ടക്ടഡ് ആക്കുക

ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് കൺസോളിൽ കാണാം
തെ റോൾ നോ ഐഎസ് 50 തെ നാമെ ഐഎസ് രാജു
ഇതെന്തന്നാൽ അതേ packageൽ പ്രൊട്ടക്ടഡ് ഫീൽഡ്സ് ആക്സസ് ചെയ്യാൻ കഴിയുന്നു
ഇൻസ്റ്റൻസ് fieldsനെ അങ്ങനെ വിളിക്കുന്നത് എന്ത് കൊണ്ടാണെന്ന് പരിശോധിക്കാം
ഇൻസ്റ്റൻസ് fieldsനെ അങ്ങനെ വിളിക്കുന്നത് അവയുടെ മൂല്യങ്ങൾ ക്ലാസ്സിന്റെ ആ മാതൃകയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതായത് കൊണ്ടാണ്
അതായത് ക്ലാസ്സിന്റെ ഓരോ objectനും അതിന്റേതായ മൂല്യങ്ങൾ ഉണ്ടായിരിക്കും
ടെസ്റ്റ്സ്റ്റുഡെന്റ് classലേക്ക് പോകാം
ഇവിടെ സ്റ്റുഡെന്റ് classന്റെ മറ്റൊരു ഒബ്ജക്ട് കൂടി സൃഷ്ടിക്കാം
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് സ്പേസ് സ്റ്റഡ്2 ഇക്വൽ ടോ ന്യൂ സ്പേസ് സ്റ്റുഡെന്റ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ സെമിക്കോളൻ
ടെസ്റ്റ്സ്റ്റുഡെന്റ് classലെ രണ്ട് objectsഉം ഇപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സ്റ്റഡ്1 ഡോട്ട് roll no തിരഞ്ഞെടുത്ത് enter കൊടുക്കുക ഇക്വൽ ടോ 20 സെമിക്കോളൻ
അടുത്ത വരിയിൽ സ്റ്റഡ്1 ഡോട്ട് നാമെ തിരഞ്ഞെടുത്ത് enter കൊടുക്കുക ഇക്വൽ ടോ ഡബിൾ quotesനുള്ളിൽ രാമു സെമിക്കോളൻ enter കൊടുക്കുക
അങ്ങനെ ആദ്യത്തെ ഒബ്ജക്ട് ന്റെ ഫീൽഡ്സ് ഇനിഷ്യലൈസ് ചെയ്തു
ഇപ്പോൾ രണ്ടാമത്തെ objectന്റെ ഫീൽഡ്സ് ഇനിഷ്യലൈസ് ചെയ്യാം
ടൈപ്പ് ചെയ്യുക സ്റ്റഡ്2 ഡോട്ട് roll no തിരഞ്ഞെടുത്ത് ഇക്വൽ ടോ 30 സെമിക്കോളൻ
അടുത്ത വരിയിൽ സ്റ്റഡ്2 ഡോട്ട് നാമെ തിരഞ്ഞെടുത്ത് ഇക്വൽ ടോ ഡബിൾ quotesനുള്ളിൽ ശ്യാമു സെമിക്കോളൻ enter കൊടുക്കുക
പ്രിന്റ്ലൻ statementsന് ശേഷം ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ റോൾ നംബർ ഐഎസ് പ്ലസ് സ്റ്റഡ്2 ഡോട്ട് roll no തിരഞ്ഞെടുത്തിട്ട് സെമിക്കോളൻ
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ നാമെ ഐഎസ് പ്ലസ് സ്റ്റഡ്2 ഡോട്ട് നാമെ തിരഞ്ഞെടുത്തിട്ട് സെമിക്കോളൻ
Ctrls Ctrl ഫ്11 കൊടുത്ത് ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ ലഭിക്കുന്നു
തെ roll no ഐഎസ് 20 തെ നാമെ ഐഎസ് രാമു തെ roll no ഐഎസ് 30 തെ നാമെ ഐഎസ് ശ്യാമു
ഇവിടെ stud1ഉം stud2ഉം രണ്ട് വ്യത്യസ്ഥ objectsനെ റെഫർ ചെയ്യുന്നു
അതായത് രണ്ട് objectsനും അതിന്റേതായ മൂല്യങ്ങൾ ഉണ്ട്
ഇവിടെ അത് കാണാം
ആദ്യത്തെ objectന്റെ മൂല്യങ്ങൾ 20ഉം Ramuഉം ആണ്
രണ്ടാമത്തെ objectന്റെ മൂല്യങ്ങൾ 30ഉം Shyamuഉം ആണ്
ഇപ്പോൾ ഒരു ഒബ്ജക്ട് കൂടി സൃഷ്ടിക്കാം
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് സ്പേസ് സ്റ്റഡ്3 ഇക്വൽ ടോ ന്യൂ സ്പേസ് സ്റ്റുഡെന്റ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ സെമിക്കോളൻ
മൂന്നാമത്തെ objectന്റെ മൂല്യങ്ങൾ പ്രിന്റ് ചെയ്യാം
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ roll no ഐഎസ് പ്ലസ് സ്റ്റഡ്3 ഡോട്ട് roll no തിരഞ്ഞെടുത്ത് സെമിക്കോളൻ
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ നാമെ ഐഎസ് പ്ലസ് സ്റ്റഡ്3 ഡോട്ട് നാമെ സെമിക്കോളൻ
Ctrl സ് Ctrl ഫ്11 കീകൾ പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
മൂന്നാമത്തെ objectന്റെ മൂല്യങ്ങൾ 50ഉം Rajuഉം ആണെന്ന് കാണാം
ഇങ്ങനെ സംഭവിച്ചത് സ്റ്റുഡെന്റ് classന്റെ ഫീൽഡ്സ് 50ഉം Rajuഉം ആയി ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാലാണ്
ഇപ്പോൾ ഫീൽഡ്സ് ഇനിഷ്യലൈസ് ചെയ്യാതെ മൂന്നാമത്തെ objectന്റെ ഔട്ട്പുട്ട് കാണാൻ ശ്രമിക്കുക
ഇവിടെ പഠിച്ചത് ഇൻസ്റ്റൻസ് ഫീൽഡ്സ് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഫീൽഡ്സ് ആക്സസ് ചെയ്യുന്നത്
അസൈൻമെന്റ് നേരത്തേ സൃഷ്ടിച്ചിട്ടുള്ള ടെസ്റ്റ് എംപ്ലോയി ക്ലാസ്സിൽ എംപ്2 എന്ന ഒബ്ജക്ട് സൃഷ്ടിക്കുക
രണ്ട് objectകളുടേയും മൂല്യങ്ങൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇനിഷ്യലൈസ് ചെയ്യുക
ആദ്യത്തെ objectനായി 55ഉം Priyaഉം കൊടുക്കുക
രണ്ടാമത്തെ objectനായി 45ഉം Sandeepഉം കൊടുക്കുക
രണ്ട് objectകളുടേയും മൂല്യങ്ങൾ ഔട്ട്പുട്ടിൽ കാണിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
001311 001308 ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഞാൻ ദേവി സേനൻ ഐറ്റ് ബോംബേ